എന്തൊക്കെയാ വർത്താനം?

ഇവിടെ എന്താ? കുഴപ്പല്ല. അങ്ങനെ പോകുന്നുണ്ട്. എന്താ പരിപാടി? പരിപാടി എന്ത് വച്ചാല് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഭയങ്കര കാലാവസ്ഥ പ്രതികൂലം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്താ നിങ്ങൾക്ക് പരിപാടി?

തീർച്ചയായും സംസാരിക്കാല്ലോ.

തീർച്ചയായും ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളുക്കെ ഉണ്ടായിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ തന്നെ ചിലവർക്ക് കൊറോണക്കെ ബാധിച്ചിട്ടുണ്ട്. വളരെയധികം പ്രയാസപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു സാഹചര്യം ആയിരുന്നു കൊറോണ നമുക്ക് കൊണ്ടുവന്നു തന്നതല്ലേ? അതെ തീർച്ചയായിട്ടും ഞങ്ങടെ നാട്ടിലു ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് കൊറോണ ബാധിക്കുകയും ഒരുപാട് ആൾക്കാര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ ആർക്കാണ് നിങ്ങളുടെ relative ഇനു ആർക്കേലും കൊറോണ ബാധിച്ചു മരിച്ചോ?

അതുകൊണ്ടുതന്നെ വളരെയധികം അവർ വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന സാഹചര്യം. ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ അറിയായിരിക്കും അല്ലോ ഈ ഗർഭിണിയാവുന്ന സമയത്ത് അധികം ആഹ്

പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ അവിടെ പ്രത്യേകിച്ച് കുടുംബത്തിൽ ഒന്നും ഉണ്ടായിട്ടില്യ. പക്ഷേ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. നാട്ടിൽ ഉണ്ടാകുന്ന അവരൊക്കെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിലു മാത്രമല്ല ഈ രാജ്യത്തിലു മൊത്തത്തില് ലോകത്തില് ആകെ ഒരുപാട്മരണം കൊറോണ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരു മരിമരണപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല എങ്കിലും കൊറോണ ബാധിച്ച ഒരുപാട് പേര് ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട്. കാരണംവച്ച മരിച്ചവരെ പിന്നെ ജീവിച്ച് അതെല്ലാം അങ്ങനെ കൊറോണ ബാധിച്ചവര് കൊണ്ടും അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിക്കുന്നവരഉണ്ട് അതെന്നുവച്ച മറ്റു മറ്റുപല രോഗങ്ങൾ ഉള്ളവരാണ് കൂടുതലായിട്ടും മരണത്തോട് കീഴടങ്ങിയിട്ടുള്ളത്. ഈ ഒരു കൊറോണ കൊണ്ട് മാത്രം ആരും മരണപ്പെട്ടില്ല. നിങ്ങൾ വാക്സിനേഷൻ ഒക്കെ എടുത്ത ആളാണോ? തീർച്ചയായും. ഞാൻ രണ്ടു തവണ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. . അതിപ്പോ ഒന്നാമതായി ഞാൻ പറയാനുള്ളത് ഞാനു SSLC എക്സിമ Examination ആയിരുന്ന time ഇൽ ആയിരുന്നു കൊറോണ വന്നിരുന്നത്. ആ സാഹചര്യത്തിൽ SSLC എഴുതുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായി vaccine എടുക്കണം എന്ന് പറയുകയുണ്ടായി. അങ്ങനെയൊരു സാഹചര്യത്തില് എനിക്ക് രണ്ട് vaccine നും നിർബന്ധമായി എടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും അതുമൂലം ഉണ്ടായിട്ടില്ല. നിങ്ങള് vaccination എടുക്കുന്ന - എടുത്തവർ ആണോ ഞാന് vaccine പറയുന്നത് vaccine എന്ന് പറയുന്നത് ഒരു തവണ എടുത്തിട്ടുള്ളൂ. രണ്ടെണ്ണം ഒന്നും എടുത്തില്ല. എനിക്ക് അയിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ കാരണം ഞമ്മളെ ഈ കൊറോണ ഒന്നും ബാധിക്കാത്ത ഈ ശരീരമാണ്. ഞമ്മള് അത്യാവശ്യം നല്ല body build-up യ്തു നടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൊറോണ അങ്ങനെ ഇതുവരെ ബാധിച്ചിട്ടില്ല. എങ്കിൽ പോലും അതുമൂലം ഉള്ള effect ഉകൾ വളരെയധികം പല ആളുകൾക്കും വരുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നത്. കാരണം കൊറോണ ബാധിക്കു - കൊറോണയുടെ reaction മൂലം ഒരുപാട് ജനങ്ങള് ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു ജീവിതശൈലി അല്ലേൽ ജീവിത രീതി ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ heart attack ഉം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. ഇതൊക്കെ ഇത് vaccination ന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്.

പ്രശ്നങ്ങൾ ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നതായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറയാനുള്ള. എന്ത് വച്ചാല് ഈ കൊറോണ മൂലം ഈ കൊറോണ vaccine അടിച്ചതിനുശേഷം ഒരുപാട് ആളുകൾ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. കാരണമെന്തെന്ന് വെച്ചാൽ heart attack ഉം അതുപോലെതന്നെ മറ്റുപല രോഗങ്ങളും അവരെ പിന്തുടരുകയും അതുപോലെതന്നെ ഈ ഹൃദയാഘാതം ചെറുപ്പകാലത്ത് ഒരുപാട് പേര് ഈ പെട്ടെന്ന് തന്നെ മരണപ്പെടുന്ന ഒരു കഒരു കാഴ്ച നമ്മള് കണ്ടു കാണുന്നുണ്ട് എന്തെന്ന് സംഭവം വച്ചു കഴിഞ്ഞാല് ഒരു ഇതിന്റെ വളരെ effective ആയിക്കോണംന്നില്ല. പല ശരീരത്തിലും പല രൂപത്തിൽ ആണല്ലോ ഇത് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും vaccination എടുത്തവർക്കും കൊറോണ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. vaccination മൂലം ഒന്നും കൊറോണ മാറിയെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ആ ഇപ്പോ vaccination എടുത്ത് എടുത്തവർക്ക് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അവർക്ക് വീണ്ടും കൊറോണ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് vaccination മൂലം കൊറോണ പൂർണമായി മാറുന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും

ഇങ്ങനെയൊരു ചെറിയ ഗ്രാമത്തിലൂടെ വരണമെങ്കിൽ അതിന്റെ ഒരു അതിന്റെ ഒരുവ്യാപനം അത് വളരെ വലുത് തന്നെയാണ്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥ ഇത്രയും പ്രതികൂലമായി ബാധിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഈയൊരു രോഗം വരാനുള്ള കാരണം താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ്? ഇതിപ്പോ china അല്ലേ ഉത്ഭവിച്ചിട്ടുള്ളത്. ഇതിപ്പോ china നിന്ന് നമ്മുടെ വിദേശികള് നമ്മുടെ മറ്റും രാജ്യങ്ങളിൽ വരുന്നതുമൂലം അവിടെയൊക്കെ പടരുകയാണ് ചെയ്തത് വൈറസ് നിങ്ങൾ പറഞ്ഞതുപോലെ ചെറു ഗ്രാമങ്ങളിൽ പോലും അവിടെനിന്ന് china യിൽ നിന്ന് വിദേശികൾ വരുന്നതുമൂലം മറ്റു രാജ്യങ്ങൾക്ക് അവിടെ പടർന്ന് വരികുകയാണ് ഉണ്ടായത് വൈറസ്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ കേരളത്തിൽ ആയാലും പാലക്കാട് ആയാലും വൈറസ് പൂർണമായും പടർന്നു വരികയാണ് ചെയ്തത്.

എന്റെ ജീവിതത്തിൽ മാത്രമാണോ എന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം കൊറോണ കൊണ്ടുവന്നിരുന്നു. ഇപ്പോ എല്ലാവർക്കും ജോലി സ്ഥലങ്ങളിലും മറ്റും പോകാൻ കഴിയാത്ത അവസ്ഥ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റും പോവാൻ കഴിയാത്ത അവസ്ഥ മൂലം കുട്ടികളുടെ പഠനത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. എനിക്കായാൽ പോലും എന്നാലും online class വഴി വളരെയധികം സഹായം online class വഴി പഠനം ലഭിച്ചിരുന്നു പിന്നെ തൊഴിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ കൊറോണ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല ആരാധനാലയങ്ങളും മറ്റും അടച്ചിട്ടു. പിന്നെ മാത്രമല്ല ഞാനൊക്കെ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വൈറസ് പടർന്നു പിടിപെടുന്നത്. പുപുറത്തു മാസ്ക് ഭരിക്കാതെ sanitizer ഒന്നും Use ചെയ്യാതെ പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന ഒരു വൈറസ് ആണിത്. ഇത് നൂറ്റാണ്ട് കണക്കു മുൻപുണ്ടായ ഒരു രോഗം പോലെയാണ് പടർന്ന് പെരുകുന്ന രോഗം പോലെയാണ് ഞാനൊക്കെ ആദ്യായിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഒരു രോഗം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതെ അതെ അതെ. വളരെ അപൂർവമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് ഈ ഒരു രോഗം എന്ന് പറയുന്നത്. കൊറോണ വൈറസ് പോലെയുള്ള രോഗം ഇതിന്റെ വൈറസിനെ ഈ ഉല്പാദിപ്പിച്ച് വിട്ടു വിടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എങ്കിൽപോലും എങ്ങനെ ഒരു സാഹചര്യത്തിൽ

ചിലപ്പോൾ മനുഷ്യന്റെ ചില നികൃഷ്ടമായ ഓരോ ഓരോരോ പരിപാടികൾ കൊണ്ടായിരിക്കും ഈയൊരു